തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യം അതുപോലെതന്നെ എല്ലാ രാജ്യങ്ങളും ഇതിന്റെ കെണിയിൽ പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം കാരണം china യിലു പുതിയ കണ്ടുപിടുത്തങ്ങളും രോഗങ്ങളും ഒക്കെ വളരെയധികം വൈറസ് ഒക്കെ ഉണ്ടാകാവുന്ന സ്ഥലമാണ് china. അപ്പോൾ അവർ കണ്ടുപിടിച്ചതാണോ എന്നൊ അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ശരിയായിരിക്കാം. ഇപ്പോൾ ഇന്ത്യയെ- ഇന്ത്യയെ മാത്രമല്ല ജനങ്ങൾ നശിപ്പിക്കുന്ന ഒരുപാട് തരം വൈറസുകളും മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ജനങ്ങളുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ഒക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള വൈറസും മൂലം ഒക്കെ ഉണ്ടാകാറുണ്ട് മരുന്നു മൂലം. നമുക്കിപ്പോ മരുന്നൊക്കെ പേടിച്ചിട്ട് വേണം കഴിക്കാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ China യിൽ

രോഗം ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. ആരും ആ ഒരു time യിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുപറഞ്ഞ അതൊന്നും മനസ്സിൽ വെക്കാതെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അവിടെ എന്താ സംഭവിച്ചത് ഇവിടെ എന്താ സംഭവിച്ച് എന്നറിയാനുള്ള ഒരു ത്വര മൂലം അവർ പുറത്തേക്കിറങ്ങുകയും അതുപോഅതുമൂലം അവർക്ക് സംഭവിച്ച ഓരോ രോഗങ്ങളും ആണെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്താണ് പറയാനുള്ളത് ആ ഒരു corona time ഇൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിപ്പോ സ്കൂളുകളോ അല്ലെങ്കിൽ മറ്റോ എന്താണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് നഷ്ടപെട്ടിട്ടുള്ളത് എനിക്ക് പറയാണെങ്കിൽ തന്നെ എന്റെ school life തന്നെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം ഇപ്പോൾ ആ കൊറോണ time ഇനു എന്റെ tenth class ആയിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ് ജീവിതത്തിൽ പത്താം ക്ലാസ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ കാരണം ഏറ്റവും enjoy ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് school ഇലെ പത്താം ക്ലാസ് plus two അതൊക്കെ നഷ്ടപ്പെട്ട വേദന നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലോ അല്ലേ?

രോഗം കാര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനത്തെ രോഗങ്ങൾ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥികളുടെ നിഷ്കർഷമായിട്ടുള്ള

നിങ്ങള് പറഞ്ഞു ഈ കൊറോണ കാരണം ഒരുപാട് ആളുകള്‍ exam കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റിയില്ല അതുകൊണ്ടാ full A ഒക്കെ കിട്ടാത്ത എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനുമുമ്പത്തെ batch അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതുമൂലം ആണ് A plus കിട്ടിയത് എന്നൊക്കെ പറയുന്നു. എന്താണ് ഇതിൽ സത്യാവസ്ഥ അത് പറയാണെങ്കിൽ തന്നെ അവർക്ക് exam ഇല് എളവൊക്കെ question അധികം നൽകിയിട്ടുള്ള ഒരു paper ആയിരുന്നു. മാത്രമല്ല അവർക്ക് കൊറോണ time ൽ exam എഴുതിയതുകൊണ്ട് തന്നെ കുറെ പാഠങ്ങള് മാറ്റിവെച്ചു exam ഇന്റെ സമയത്ത് മാത്രമല്ല അവർക്ക് കൊറോണ timeexam എഴുതിയ കുട്ടികളായത് കൊണ്ട് തന്നെ govt വളരെയധികം

നൽകുന്ന ലഭിച്ച കുട്ടികൾ ഉണ്ടായിരുന്നു. അതുമൂലം തന്നെ അവർക്ക് ഉന്നത പഠനത്തിനായി seat കൊടുക്കാൻ govt ഇനും കഴിയാത്ത അവസ്ഥ തന്നെ വന്നിരുന്നു അടുത്ത batch ആയ ഞങ്ങളുടെ batch ഇനു വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു കാരണം അവർക്ക് നൽകിയത് പോലെയുള്ള ഇളവുകൾ ഒന്നും ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല. മാത്രമല്ല maximum mark കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ government നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ആകരുത് എന്ന് അവർ വിചാരിച്ചു കാരണം കുറേ A plus കിട്ടിയത് മൂലം ഉന്നത പഠനത്തിനായി seat ഉകൾ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട course കൊടുക്കാൻ government ഇനു കഴിയില്ല. അതുകൊണ്ടുതന്നെ അതെ okay തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കരുതാം. നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നാൽ ശരി okay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

അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അതുവല്ലാത്തൊരു അനുഭവമായിരുന്നു എന്തായാലും എന്റെ ഈ അനുഭവം ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി

ഏത് centre mam നമ്മള് കേരള ഗവണ്മെന്റ് ൻറെ കേരള start up mission ന്റെ incupation center ന്നാണ് വിളിക്ക്ന്നേ okay

hello okay ആഹ് mam ഇപ്പൊ currently free ആണോ അതെ free ആണ്

അതേ hello okay ആഹ് mam നമ്മള് ഒരു job campaign ന്റെ ഭാഗമായിട്ട് വിളിച്ചതായിരുന്നേ നമ്മള് job training plus placement ന്ന് പറഞ്ഞിട്ട് ഒരു package provide ചെയ്യുന്നുണ്ട് so അതിന്റെ details share ചെയ്യാൻ വേണ്ടീട്ടയർന്ന് mam നെ call ചെയ്‌തിട്ടുണ്ടായിരുന്നേ okay okay mam ഇപ്പം currently ആഹ് ജോലി വല്ലതും നോക്കുന്നുണ്ടോ ആഹ് അല്ലങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാനുള്ള plan ആണോ എന്താ mam ന്റെ plan എന്താ ഇപ്പം currently ഞാന് ഇപ്പം mba കഴിഞ്ഞിട്ട് abroad ലേക്ക് നോക്കുന്നുണ്ട് work നു വേണ്ടീട്ട് ഇതുവരെ ഒന്നും ready ആയിട്ടില്ല ഓഹ് okay okay mam okay അപ്പൊ mamba ഏതായർന്നു ചെയ്‌തിട്ടുണ്ടായിരുന്നേ specialisation hello മാം HR ആയിരുന്നോ finance ആണോ ചെയ്‌തിട്ടുണ്ടായർന്നേ

okay okayhr ആയിരന്നുല്ലെ mam എന്തെങ്കിലും മ്മ് ആഹ് തെരക്കിലാണോ അല്ല mam പറഞ്ഞൊള്ളൂ കേൾക്കാം okay okay okay എനിക്ക് കൊറച്ചു നേരം ഒന്ന് ഇതിനെ പറ്റിട്ട് mam ന് details share ചെയ്ത് തെരാൻ വേണ്ടീട്ടയർന്ന് mammbahr ആയിര്ന്ന് കഴിഞ്ഞത് ലെ okaymam ഇപ്പൊ currently ഏത് field ലേക്കാണ് job നോക്കുന്നത് abroad ജോലിക്ക്‌ അല്ലേ try ചെയ്യ്ന്നത്

okay mamabroad ലേക്ക് hrfield ലേക്കാണ് job നോക്കുന്നത് ലെ

okay mamhr ന്റെ എന്തെങ്കിലും ഏ training programmes ഓ അങ്ങനെ എന്തെങ്കിലും ചെയ്‌തിട്ടുണ്ടായിരുന്നോ ഇല്ല ഇതുവരെ ഒന്നും ചെയ്‌തിട്ടില്ല

എനിക്ക് one year gap ഉള്ളൂ okay one year gap ഇണ്ട് ലേ അപ്പം ഈ ഒരു വർഷം എന്തായിരുന്നു mam job ന് ഒന്നും നോക്കീട്ടില്ലായിരുന്നോ അല്ലെങ്കില് എന്തെങ്കിലും previous experience ഉണ്ടോ വേറെ എന്തെങ്കിലും job job ചെയ്‌തിട്ടുണ്ടായിരുന്നോ ഈ ഒര് ഒരു വർഷം ഇല്ല ഇല്ല എവിടേം കിട്ടീട്ടില്ല ഞാൻ try ചെയുന്നുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും ready ആയിട്ടില്ല okay okay okay ആഹ് mam എനിക്ക് അതിനെ പറ്റിറ്റ് കൂടെ ആണ് mam ന്റേത് സംസാരിക്കാനുള്ളത് നമ്മള് hrand administration പറഞ്ഞിട്ട് ഒരു program provide ചെയ്യുന്നുണ്ട്

ഇപ്പം hrfield ആണങ്കില് പോലും mba ഉള്ളതോണ്ട്‌ മാത്രം നമ്മക്ക് ജോലി കിട്ടില്ല കാരണം ഇപ്പൊ നമ്മട കേരളത്തില് അല്ലെങ്കില് ഇപ്പം നമ്മള് കോഴിക്കോട് ന്നേ എടുത്തു നോക്ക കോഴിക്കോട് ഓരോ college ലും mba passout ആവുന്ന ഒരുപാട് students ഉണ്ട് കാരണം ഒരുപാട് mbacolleges കോഴിക്കോട് ഉണ്ട് അപ്പം അവിടന്നൊക്കെ passout ആവുന്ന ഒരു class ന്ന് passout ആവുന്ന ഒരുപാട് students ഉണ്ട് അത്പോലെ തന്ന കോഴിക്കോട് എത്ര മാത്രം students ഉണ്ടാവും അപ്പം കേരളത്തില് മൊത്തം വെരുമ്പോ എത്ര studentsmbapassout ആവുന്നവരുണ്ടാവും കാരണം engineer engineering പഠിച്ച കുട്ടികളാവട്ടെ bcom പഠിച്ചവരാവട്ടെ bar പഠിച്ചവരാവട്ടെ ഒരുപാട് പേര് mba ചെയ്യന്നവരുണ്ട് അതൊകൊണ്ടന്നേയ് ഇത്രെയും ഏഹ് students ഈ ഒര് field ന് passout ആവുന്ന സമയത്ത്‌ ത് നമ്മക്ക് job ന്ന് പറയന്ന job ന്റെ opportunity പറയന്ന വളരെ കൊറവായിരിക്കും okay അത് ഞാനിപ്പൊ ഞാൻ mamba ചെയ്തതിന്നെ mam നെ ഒരു ആഹ് mba ചെയ്തതിന് mam നെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം mba എന്ന് പറഞ് കഴിഞ്ഞ നല്ലൊരു field ആണ് കാരണം business എന്ന് പറയുന്നൊരു field ആണ് നമ്മള compleatly manage ചെയ്യുന്ന ഒരു field എന്ന് പറഞ്ഞ ഇപ്പം ഏതൊരു field ലാണെങ്കിലും business വേണം കാരണം നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത് business ന്ന് പറഞ്ഞ field ആണ് അതിപ്പോ ഒരു food ന്റെ കാര്യത്തിലായിക്കോട്ടെ dress ൻറെ കാര്യത്തിലായിക്കോട്ടെ ഏതൊരു മേഖല നോക്കുവാണേലും അവിടെ business ആണ് ഉള്ളത് ഇപ്പം mba പറഞ്ഞാൽ നല്ല ഒരു option ആണ് പക്ഷെ ഈ ഒരു mbamamhr ചെയ്തതിന് പൊറമെ mamhr എന്തെങ്കിലും program ഓ കാര്യങ്ങളോ ചെയ്‌തിട്ടുണ്ടായിരുന്നെങ്കിൽ mam ന് job job ന്റെ opportunity കൂടിയേനെ അല്ലെങ്കില്ന് mam ന് ഇപ്പൊ ഒരു job currently ഇണ്ടാവുമായിരുന്നേ ഒരു വർഷം ആഹ് experience കിട്ടുമായിരുന്ന് mam ന് abroad പോവ്ന്ന സമയത്‌ ആഹ് ഒരു experiencemam ന്റെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു

ഞാനിപ്പോ currently ഒര് mbaholder ആണ് പക്ഷേ നമ്മളിപ്പോ mba കൊണ്ട് മാത്രം നമക്ക് എവിടെയും എത്താൻ വേണ്ടി പറ്റില്ല കാരണം നമ്മളിപ്പോ mba ല് HR പഠിച്ചു കഴിഞ്ഞാലും നമ്മളതില് പഠിക്കുന്നതെന്താണ് നമ്മളതില് പഠിക്കുന്നത് HR എന്താണ് അല്ലെങ്കിൽ HR എങ്ങനെയാണ്‌ dutieshr ന്റെ importance എന്താണ് അങ്ങനെ

അല്ല HR ന്റെ duties ഉം കാര്യങ്ങളൊന്നും നമ്മള് പഠിക്കുന്നില്ല ചെയ്തു പഠിക്കുന്നില്ല theoritical ആയിട്ടുള്ള മാത്രം കാര്യങ്ങള് knowledge ആണ് നമുക്ക് കിട്ടുന്നത് അത് എല്ലാ company ക്കു അറിയും ചെയ്യാ so അത് അവർക്ക് അറിയുന്നത് കൊണ്ടെന്നേ അവർ നമ്മളെ job ലേക്ക് എടുക്കുമ്പോ ഇവർക്ക് purely academic knowledge മാത്രേള്ളൂ previous ആയിട്ടൊരു experience ഇല്ല അല്ലെങ്കിൽ HR എന്താന്ന് ഇവർ academy ക്കായിട്ടെ പഠിച്ചിട്ടുള്ളൂ HR ന്റെ job എങ്ങനെ ചെയ്യണോന്ന് ഇവർക്ക് അറിയില്ലെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാ അത്‌കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്

പക്ഷെ mam ന് ഈ ഒര് experience ഇല്ല mam ഇപ്പൊ ഒര് job ന് try ചെയ്യാനെകിൽ experience ഉള്ള ആളെയെ എടുക്കുള്ളു കാരണം അവർക്ക് ആ ജോലി എങ്ങനെ ചെയ്യണമെന്ന് അറിയാ okay നമ്മള് നമ്മടേ HR ന്റെ program ല് mam ന് provide ആ mam ന provide ചെയ്യുന്ന mam അവിടെ ഉണ്ടോ mam കേൾക്കുന്നുണ്ടോ ആഹ് നിങ്ങൾതെങ്ങനാണ് program എങ്ങനാണ് HR ന്റേത് ആ okay mam നമ്മക്ക് HR ന്റേതില് program എങ്ങനാണ് വെച്ച അതിന്റെ മുമ്പെ ഞാന് mam നോട് ചോദിക്കാണ് ഏഹ് mam ഇപ്പൊ HR ന്റേതില് പഠിച്ചത് currently academic ആയിട്ടുള്ള കാര്യങ്ങള് മാത്രല്ലേ college ന്ന് പടിച്ചിട്ടുള്ളൂ അതെ അതെ ഓ okay നമ്മള HR ന്റെ programmer ന്റെ appliedhrand administration ന്നാണ് നമ്മള program വരുന്നത് ആഹ് ഒരു program ല് എന്താന്ന് വെച് കഴിഞ്ഞാല് നമ്മള് compleate ആയിട്ടുള്ള കാര്യങ്ങള് അതായത് HR ന് പറഞ്ഞൊരു company ല് നമ്മള് join ചെയ്യുന്ന സമയത് HR ന്റെ duties എന്താന്ന് നമ്മള പഠിപ്പിച്ചു തരാണ് ചെയ്യുന്നത്

ആഹ് തൊഴിൽ നിങ്ങൾ എങ്ങനൊക്കെ ചെയ്യണം എന്നതാണ് നമ്മള് നിങ്ങക്ക് പഠിപ്പിച്ചേർന്നത് okay ഞാൻ mam ന് അതിന്റെ details പറഞ് തന്നോട്ടെ mam ന് സമയമില്ലെ okay പറഞ്ഞോളു പറഞ്ഞോളൂ okay okay mam നമ്മള് ആറ് മാസത്തെ program ആയിട്ടാണ്‌ ഇത് കൊടുക്കുന്നത് hrand administration കൊടുക്കന്നത് അതില് നമക്ക് മൂന്ന് മാസം വരുന്നത് ഈ ഒരു തൊഴില് എങ്ങനെ ആണുള്ളത് നമ്മള് നിങ്ങക്ക് free job ആയിട്ട് പഠിപ്പിച്ചേരും അതായത് free job training okay അത് നമ്മള് മൂന്ന് മാസം നിങ്ങക്ക് online ആയിട്ടാണ് തരുന്നത് അത് online ആയിട്ട് തരുന്നത് നമുക്ക് നമ്മള് ഇപ്പം currently ഈ ഒരു HR ന്ന പറഞ്ഞ field ല് ഒരു ചെറിയ base മാത്രാള്ള ആൾക്കാരാണ് അപ്പൊ നമക്ക് പെട്ടന്ന് ഒര് offline training ല്

പക്ഷെ നമ്മള് online ആയിട്ട് നിങ്ങക്ക് തരുന്നത് HR ന്റെ duties ഉം കാര്യങ്ങളും free ആയിട്ട് pre job training ആയിട്ട് നിങ്ങളേ പഠിപ്പിച്ചേരും അതായത് payrol management ആയിക്കോട്ടെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിനക്കു നമ്മള് പഠിപ്പിച്ചേരും ആഹ് കാര്യങ്ങളൊക്കെ നിങ്ങക്ക്‌ നമ്മള് പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങളെ മൂന്ന് മാസത്തെ on the job training അതായത് three plus three ആണ് വെർന്നേ മൂന്ന് മാസത്തെ prejob training ഉം മൂന്ന് മാസത്തെ on the job training ഉം അതായത് മൂന്ന് മാസം HR ന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പടിപ്പിച്ചു തന്നിട്ട് ബാക്കി മൂന്ന് മാസം നിങ്ങക്ക് on the job ആയിട്ട് ഒരു company ല് work ചെയ്തോണ്ട് പടിക്ക offline ആയിട്ട് work ചെയ്തോണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങള്ക്ക് നമ്മള് video lessons അയക്കും flexible time നിങ്ങക്ക്‌ classess attend ചെയ്യാൻ വേണ്ടി പറ്റും mam ന് ഇപ്പൊ currently എന്തെങ്കിലും job ഓ കാര്യങ്ങളും കിട്ടുവാണെങ്കില് കൂടി mam ന് അതിന്റെ കൂടെ നമ്മടെ ഈ class maintain ചെയ്ത് കൊണ്ടോവാൻ വേണ്ടിട്ട് പറ്റും okay അതാണ് ഇതിന്റെ വേറെ ഒരു പ്രത്യേകതാന് പറഞ്ഞേ നിങ്ങള്ടെ job നോ അല്ലെങ്കിൽ നിങ്ങള്ടെ വേറെ എന്ത് കാര്യത്തിനോ നിങ്ങക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല നിങ്ങക്ക് free ആവന്ന സമയത് നിങ്ങക്ക് flexible ആയിട്ടുള്ള സമയത് classessattend ചെയ്യാൻ വേണ്ടിട്ട് പറ്റും videolessons ആയിട്ടാണ് നമ്മള classess കൊടുക്കുന്നത് somam ന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കില് videos repeat ചെയ്ത് കണ്ടിട്ട് mam ന് അതിന്റെയ് സംശയങ്ങള് ഒക്കെ തീർക്കാം അതുകൂടാതെ നമ്മള് ആഴ്ചയിൽ ഒരിക്കൽ ഒര് live session കൊടുക്കുന്നുണ്ട് doubt clearance ഉം കാര്യങ്ങൾക്കും വേണ്ടീട്ടും നമ്മള് അങ്ങനെ ഒര് session കൊടുക്കുന്നുണ്ട് അത് കൂടാതെ നമ്മള sir ന് പറയുന്നത് ഈ ഒരു field ഇൽ അത്രേം experienced ആയിട്ടുള്ള sir ആണ് okay ten to eleven years experience ഉള്ള ഒര് sir ആണ് sir ന്റെ personel ആയിട്ടുള്ള ഒരു mentoring അല്ലെങ്കില് training പോലെ sir ന്റെ support നിങ്ങൾടെ കൂടെ എപ്പഴും ഈ ഒര് program നിങ്ങള് കഴിയുന്ന വരെ നിങ്ങള്ടെ കൂടെ ഉണ്ടാവും okay അത് കയിഞ്ഞാലും sir ന്റെ help ഉം കാര്യങ്ങളും നിങ്ങക്കുണ്ടാവും ഇപ്പം mam ന് ഇപ്പൊ ഏ ഈ ഒര് live attend ചെയ്യാന് പറ്റിയിട്ടില്ലെങ്കിൽ കൂടി

കാരണം sir ന്റെ ഒരു support നമ്മൾടെ കൂടെ എപ്പഴും ഈ ഒര് program കഴിയുന്നവരേയും കഴിഞ്ഞിട്ടും നമ്മൾടെ കൂടെ തന്നെ ഉണ്ടാവും okay അപ്പം mam ന് ഈ ഒരു program ല് എന്താണ് mam കേക്കുന്നില്ല എന്താണ് online പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവൊ നമ്മക്ക് മനസിലാക്കാന് പറ്റോ ആഹ് മനസിലാക്കാന് പറ്റും അത്രേം നമ്മള് clear cut ആയിട്ടുള്ള class കളാണ് കൊടുക്കന്ന പിന്ന sir ന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ sir ന് അത്രേം experienced ആയിട്ടുള്ള ഒര് sir ആണ് so നമ്മള accounting program ഉം HR ന്റെ program ഉം sir ന്നാണ് എടുക്കുന്നേ so നിങ്ങക്കതില് എല്ലാ കാര്യങ്ങളു sir പറഞ്ഞേരും ഈ ഒരു മൂന്ന് മാസം കൊണ്ടെന്നേ നിങ്ങള് HR ന്റെ duties കാര്യങ്ങളൊക്കെ പഠിക്കും complete ആയിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങക്ക് ഈ ഒര് duties ഉം കാര്യങ്ങളൊക്കെ പടിച്ച് offline ആയിട്ടുള്ള training ന് കേറി കഴിഞ്ഞ അത് offline ആയിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും അതും കൂടി ആവുന്ന സമയത്ത് നിങ്ങൾ ഇതില് compleatly caliber ആയിട്ടുള്ള ഒരാളായിട്ട് മാറും

അ up to downHR ന്ന പറഞ്ഞ program completely നിങ്ങക്ക് പഠിക്ക HR ന് പറഞ്ഞ ഒരു position ന പറ്റി ഒരു job ന പറ്റി completely നിങ്ങക്ക് പഠിക്ക പിന്നെ നല്ല cofidence ഓട് കൂടി തന്നേ നിങ്ങക്ക് ഏത് ഒരു post ലും apply ആക്ക കാരണം ഏത് ഒര് company ലും നിങ്ങക്ക് apply ചെയ്യാൻ വേണ്ടി പറ്റും അവട ധൈര്യതോട് കൂടി job ന് കേറാനും പറ്റും interview കാര്യങ്ങള്ക്ക് വേണ്ടി നമ്മട mock interviews കൊടുക്കാറുണ്ട് അതായത്ന് mam ന് ഒര് mock interview കാര്യങ്ങളൊക്കെ നമ്മള് കൊടുക്കും അത് അതിലൂടെ interview ന്റെ ഒര് experience ഉം കിട്ടും

അത് കൂടാതെ mam ന് ഈ ഒര് experience certificate നമ്മള് provide ചെയ്യുന്നുണ്ട് അതായത് completlyfresher എന്നും പറഞ്ഞുള്ള tag linemam ന് മാറി കിട്ടും നമ്മള program കഴിയുന്നതോട് കൂടി okay mamISO എന്നു കേട്ടിട്ടുണ്ടൊ

അ hellomam ആ okay okaymamISO എന്ന് പറഞ് കഴിഞ്ഞാല് mam ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാ mam ന് കൂടുതല് detail ആയി അറിയാൻ വേണ്ടി പറ്റും ഇത് ഒരു ഗവണ്മെന്റ് approved ആയിട്ടുള്ള certification ആണ്

okay അപ്പൊ mam ന് എവിടെയും apply ചെയ്യാൻ വേണ്ടീട്ട് പറ്റും കാരണം അങ്ങനെ ഒര് certification ആണ് നമ്മള് കൊടുക്കുന്നത് അത് കൂടാതെ നമ്മള് നമ്മുടേ ഒര് membership ഉം കൊടുക്കുന്നുണ്ട് ഒര് placement membership ആണ് നമ്മള് provide ചെയ്യുന്നത്‌ അത് നമുക്ക് life long access ലാണ് നമ്മള് provide ചെയ്യുന്നേ okay അതായത്ജീ വിത കാലം മുഴുവൻ mam ന് ഒര് job നമ്മടെ placement എപ്പ വേണെങ്കിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് എപ്പ വേണമെങ്കിലും change ചെയ്യാന് വേണ്ടീട്ടുള്ള ഒര് opportunity കൂടി ആണ് ഇതിലൂടെ mam ന് കിട്ടുന്നത് അതായത് നമ്മള ഇതില mam ഇപ്പൊ കോഴിക്കോട് ജോലി കിട്ടീന്ന് വിചാരിക്ക mam ന് അപ്പൊ mam ന് കോഴിക്കോട് ജോലി വേണ്ട mam ന് അത് change ചെയ്യണം എന്നുണ്ടേൽ വേറെ placement offers വരുന്ന സമയത്ത് mam ന് interviews attend ചെയ്‍തിട്ട് job change ചെയ്യാൻ വേണ്ടി പറ്റും hundred percentage placement assistance നമ്മള് provide ചെയ്യുന്നുണ്ട് okay

companies ഉം കാര്യങ്ങളൊക്കെ എവിടാണ് വരുന്നത് എന്താണ് mam hello internship ന് നമ്മള് പോവ്ന്ന സമയത് നമുക്ക് എങ്ങനെയാ choose ചെയ്യാന് പറ്റ internship internship ന്റെ offers നമുക്ക് വരും placement offers വെരും അപ്പൊ mam ന് ഞങ്ങള് അത്‌ share ചെയ്ത് തരും പിന്ന mam ന്ന് class ന് join ചെയ്ത് കഴിഞ്ഞാ അതായത് mamclass start ചെയ്ത് കഴിഞ്ഞാല് ഗൂഗിൾ പ്ലാറ്റ് classroom ഇൽ mam ന് join ചെയ്യാൻ വേണ്ടി പറ്റും അത്പോലെതന്നെ mam ന് ഈ ഒര് placement ന്റെ offers ഒക്കെ ആഹ് ഒര് രീതിയില്ന് mam ന് കിട്ടന്നതായിരിക്കും okay അതും കൂടാതെ നമ്മളന്നേ mam ന് share ചെയ്തേരും പിന്ന നമ്മള status ചെയ്യാറുണ്ട്‌ so mam ന് അതിന്റെ details അറിയാണെങ്കിൽ നമ്മളെ അടുത്ത് ചോദിക്കാ അതിന് apply ചെയ്യാം അത് കഴിഞ്ഞ നമ്മള ഭാഗത്തിന്ന് ഒരു mock interview ഉണ്ടാവും അത് attend ചെയ്ത് mam ന് ഒര് confidence വരുത്തിയതിന് ശേഷം mam ന് ആ ഒരു company ടെ interview directely attend ചെയ്യാൻ വേണ്ടി പറ്റും അതുകൂടി കഴിയുമ്പോ mam ന് ആഹ് ഒര് job ലേക്ക് കടക്കാൻ വേണ്ടീട്ട് പറ്റു mam ന് അത് okay അല്ലെങ്കില്ന് mam അത് change ചെയ്യാനോ അല്ലെങ്കില് drop out ചെയ്യാനോ വേണ്ടീട്ട് പറ്റും

അങ്ങനെയാ നമ്മള് കൊടുക്കുന്നത് okay mamHR നെ പറ്റി ഒര് detail ആയിട്ടുള്ള കാര്യങ്ങള് അറിയോ അതെന്താണ് വെച് കഴിഞ്ഞാല് നമ്മള് ചോദിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം MBA പഠിച്ച കുട്ടികളോട് പോലും HR എന്താന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് വല്യ clarification നും കാര്യങ്ങളും ഉണ്ടാവില്ല ഏഹ് mam ന് അതിന പറ്റി കൂടുതൽ അറിയാവോ HR നെ പറ്റിട്ട് കൂടുതല് അറിയാന് താൽപര്യം ഉണ്ടോ ആഹ് കൂടുതല് അറിയാൻ താത്പര്യം ഇണ്ട്

നമുക്ക് ഒരു company യുടെ completely manage ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് work ചെയ്യാൻ പറ്റും അതായത് ആ company ൽ work ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് manage ചെയ്യാം അതായത് ഒര് boss level നമക്ക് work ചെയ്യാ നല്ല career opportunity ഉള്ള field ആണ് നമക്ക് ഇപ്പം ഒര് ഗവണ്മെന്റ് job ന് നമ്മള് കേറി കഴിഞ്ഞ നമക്ക് ഒര് fixed salary package ഉം കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഒര് job ന്ന് പറയന്ന സമയത്ത് ഒര് business field ന് പറയണ സമയത്ത് നമ്മട experience ന് അനുസരിച് ഇല്ലെങ്കില് നമ്മടെ കഴിവിന് അനുസരിച് നമുക്ക് salary package ഉം കാര്യങ്ങളൊക്കെ increase ആവും promotion ഉം കാര്യങ്ങളും കിട്ടും നമ്മളെ salary കാര്യങ്ങളൊക്കെ increase ആവും അതായത് നമ്മള earnings നമ്മള salary എന്ന് പറയുന്നത് നമ്മള കൈകളിലാണ് okay നമ്മള് നമ് അതിനനുസരിച്ചുള്ള hard work അതിലിട്ട് കഴിഞ്ഞാ നമുക്ക് നമ്മള ഇത് improve ചെയ്യാൻ വേണ്ടീട്ട് പറ്റും okay അങ്ങനെ ഒര് ഇതാണ്‌ നമ്മള് ഈ ഒര് HR ന്റെ program ഇൽ കൊടുക്കുന്നേ ഒരു company ല് ആ company ലെ compleate work force ഒരു company ലെ join ചെയ്യുന്ന സമയം മുതൽ അവര് അവിടന്ന് പിരിഞ്ഞ് പോവുന്ന സമയം വരേയുള്ള അവരടെ salary package payroll കാര്യങ്ങളൊക്കെ manage ചെയ്യുന്നത്‌ HR ആ okay ഇത് mam ൻറെ whatsappnumber ആണോ mam